അതിന് സൈഡി ചെടികള് കിളിച്ച് നിൽപ്പുണ്ട് ഒരാള് സൈക്കിളിൽ വരുന്ന പാതി ഹാഫ് ചിത്രം കാണുന്നുണ്ട്.

ഒരുപാട് ഭക്തർ അതിന്റെ കൂടെ നടന്നു പോകുന്നുണ്ട്.

ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരുപാട് തോരണം വെച്ച് അലങ്കരിച്ച് ഏഹ് പൂമാലകളാലും അലങ്കരിച്ച് നല്ല ഭംഗിയായി കൊണ്ടു പോകുന്ന ഒരു രഥമാണ് കാണപ്പെടുന്നത്.

ആ ഫ കളർഫുള്ളായിട്ടുള്ള പച്ച പിങ്ക് ഓറഞ്ച് എല്ലാം ഉള്ള നല്ല കളറിലുള്ള അലങ്കാരങ്ങളാണ് കാണപ്പെടുന്നെ.

കമ്പി കെട്ടി അതിൻ്റെ പുറത്ത് ഏഹ് സിമൻ്റ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് കാണപ്പെടുന്നത് രാത്രിയിലാണെന്ന് തോന്നുന്നു.

എട്ടു പത്ത് പേര് നിന്ന് ധൃതിയിൽ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് കാണപ്പെടുന്നത്.

നിറച്ച് വെള്ളം കിടക്കുന്നതായിട്ട് കാണാം അവിടെ വേറെയാരുമില്ല.

രണ്ടുപേരത് ഇങ്ങനെ എടുത്തോണ്ട് വരാൻ ഏഹ് വരുന്നതായിട്ട് കാണുന്നു.

മൂന്നുപേരും മൂന്ന് ആഹ് ഷീറ്റ് താഴെ വിരിച്ച് അതിനാത്തിരുന്നാണ് യോഗ ചെയ്യുന്നത്.

നാലഞ്ച്പേര് ഏറ്റവും മോൾല് ഒരാള് പിന്നെ രണ്ടു പേര് പിന്നൊരാള് പിന്നെ ലാസ്റ്റ് ഒരാള്--

ടിഷ്യൂ പേപ്പർ ചുരുട്ടി അതിനകത്തിട്ടുണ്ട് വേസ്റ്റ് വന്ന ബിരിയാണി റൈസ് --

ഏറ്റവും മേളിലായിട്ട് ത്രാസും ഏഹ് ഏഹ് മുട്ടായികളും എല്ലാം ഇരിപ്പുണ്ട്.

വാഴകളും തെങ്ങുകളും എല്ലാം നിപ്പുണ്ട് അവിടെ വണ്ടി കിടക്കുന്നതായിട്ട് കാണാം.

ആള് അങ്ങോട്ട് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം സൈഡ് ടാറും സൈഡ് ഇൻറർലോക്കും ചെയ്തിട്ടുണ്ട്.

ഏഹ് ഭിത്തിയിലും തറയിലുമെല്ലാം വൈറ്റ് കളറില് ടൈൽ പാകിയിരിക്കുന്നു ആൾക്കാരെ ഒന്നും അവിടെ കാണുന്നില്ല.

ഇതൊരു ബ്രാഹ്മിൻസ് ഇൻ്റെ കല്യാണം ആണ് കല്യാണ പെണ്ണും ചെറുക്കനും തിരുമേനിയും പിന്നെ അവർടെ പേരൻസും നിരന്ന് നിൽക്കുന്നു.

ചെറുക്കനും പെണ്ണും പരസ്പരം മാല ഇട്ടിരിക്കുകയാണ് അ ഫ്രണ്ട്‌ ഇലായിട്ട് രണ്ട് പ്ലേറ്റ് കൾ ഒണ്ട്.

വേസ്റ്റ് ബോക്സ് കാണപ്പെടുന്നുണ്ട് എ ടേബിൾ ഇന്റെ കുറച്ചു ഫാഗം കാണപ്പെടുന്നുണ്ട് ടി--

സെന്റർ ഇലായിട്ട് ഗേറ്റ് പോലെ ചെറുതായിട്ട് കാണപ്പെടുന്നു സൈഡ് ഇൽ രണ്ടും രണ്ട് ബോർഡുകളുണ്ട് .

കുറേ ലൈറ്റുകൾ എല്ലാം കാണുന്നു സൈഡിൽ ആയിട്ട് കുറെ പേര് നിൽപ്പുണ്ട് അതിന് നടുക്കായിട്ട് ഒരാളെ കാണപ്പെടുന്നുണ്ട്.

കുറെ ആൾക്കാര് ഏഹ് സൈക്കിൾ ഇൽ നിൽക്കുന്ന് അല്ലാതെ നിന്ന് കളിക്കുന്നവരുണ്ട്.

അവിടെ ഒരുപാട് പേര് ധാരാളം പേര് നിക്കുന്നതായിട്ട് കാണാം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് അവരെല്ലാം വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്.

ഇത് നമ്മടെ ശാരീരികമായിട്ടുള്ള ബോഡി എ മെയ്ന്റെയ്ൻ ചെയ്യുന്നതിന് വേണ്ടി എല്ലാരും രാവിലെ എക്സർസൈസ് ചെയ്യുന്ന ട്രെയിനിങ്ങിന് പോകുന്ന സെന്റർ ആയിട്ട് കാണുന്നു.

വെയിറ്റ് എടുക്കുന്നത് ആണ് കാണുന്നത് ജിമ്മിൽ രണ്ടു മൂന്ന് പേര് ഇരുന്ന് എക്സസൈസ് ചെയ്യുന്നതായിട്ട് കാണാം.

ഷോപ്പ് ഇല് ആ പലതരം ചന്ദനത്തിരികളും യിപ്പി യും പിന്നെ ആ പായസം മിക്സ് കളും പിന്നെ സ്നാക്സ് കളും എല്ലാം അടുക്കി വെച്ചിരിക്കുന്നു റാക്ക് കൾ ആയിട്ട്.

ഒരു ബേർഡ്സൊക്കെ ഒക്കെ വിക്കുന്ന കടയാണിത് പെറ്റ് ഫാം ആന്ന് തോന്നുന്നു.

വാനില ഏഹ് സ്ട്രോബെറി ഈഹ് മാംഗോ അങ്ങനെ മൂന്ന് തരം ഫ്ലേവർ ഇൻ്റെ ഐസ് ക്രീം ആണെന്ന് തോന്നുന്നു.